നമ്മളെ കേരളത്തിന്റെ ചരിത്ര മു museum സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെ ഏർ എടപ്പള്ളിയിലാണോ

എടപ്പള്ളി ആട പോയിട്ടുണ്ടോ

പോവുആണെങ്കി ഏർ അയിനെ പറ്റി ഒന്ന് പറയുണ്ട് അതായത് നമ്മുക്കും പോവാൻ പറ്റുന്ന സ്ഥലാണോ അതായത് നല്ലത് okay okay അവിടെ പോവുആണെങ്കി എന്തായാലു ഞാൻ പറയണ്ട്

കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണത്തിനായി കേരളത്തിൽ പണിത അണക്കെട്ടേതാന്നറിയോ

ഉം ശിരുവാണി പോയിട്ടുണ്ടോ ആ പോയി അത് അവിടെ പോയിട്ടില്ല പക്ഷെ അതിന്റെ അടുത്തുകൂടെ പോയിട്ടുണ്ട്

ഇപ്പൊ അവിടെന്തോ adventure sport ഉം അങ്ങന tourism പോലെ എന്തോ പരിപാടിയെല്ലു ഉണ്ട്

ന്നാ അടുത്ത question ചോയിക്കട്ടെ okay അതായത് വാഗൺ tragedy കേരളത്തിലെ ഏത് പ്രക്ഷോഭവുമായിട്ടാണ് ബന്ധപ്പെട്ടു കിടക്കുന്നത് അത് നമ്മൾ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന്റെ മലബാർ ലഹളയെ സ്വാതന്ത്ര്യ സമരകാലത്തു ആ correct ആണ്

അപ്പൊ അടുത്ത question ആ ആ ആയിക്കോട്ടെ ചോയിക്ക് നൂറിൻ പഗോഡ എന്ന് കേട്ടിട്ടുണ്ടോ ആ ഏടെയോ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു okay ഉം നൂറിൻ പഗോഡയെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ഏർ എന്റെ guess correct ആണെങ്കി ക്ഷേത്രംന്നൊക്കെ പറയുമ്പോ പത്മനാഭിസ്വാമി ക്ഷേത്രാണോ

ആട പോയിറ്റുണ്ടോ

ഏർ അത് എട്പ്പാണ് നമ്മളെ പഴയ കാലത്തെ രാജാക്കന്മാരെല്ലാം ഒരുമിച്ച് കൂട്ടിയാന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷെ അതിലൊരു നിലവറ ഇനിയും മുടിച്ചിട്ടില്ലല്ല ആക ഒരു നിലവറ എങ്ങാണ്ട open ആക്കിയിട്ടുള്ളു

total എത്ര നിലവറ ഉണ്ടെന്നുള്ളതിനെ പറ്റി idea ഉണ്ടോ അത് അറിയൂല അവിടെ പോയിട്ടുണ്ട് കാണാൻ തന്നെ ഒരു ഭംഗി ഉള്ളൊരു ക്ഷേത്രാണ്. ആ ന്നാ അടുത്ത question ഞാൻ ചോയിച്ചാലോ

okay അടുത്തത് ഞാൻ ചോയിക്കാൻ പോന്നത് അതായത് മനുഷ്യന്റെ ഏർ ശരീരീരമായി ബന്ധപ്പെട്ടതാണ് അതായത് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാന്നറിയോ നമ്മളെ അവയവം എന്ന് പറയുമ്പൊ നമ്മളെ ശരീരത്തിൽ full ആയിട്ടൊക്കെള്ള നമ്മളെ skin ത്വക്ക് അല്ലെ തൊലി

ന്നാ ഞാൻ അടുത്തൊരു question ചോയിക്കട്ടെ

അടുത്തത് ഏർ മനുഷ്യന്റെ ശരീരായി ബന്ധപ്പെട്ടൊരു question ആണ് ചോയിക്കുന്നത്

അത് pancreas ആയിരിക്കും

അത് school ലെല്ലാം പഠിച്ചിട്ടുണ്ട്

okay അടുത്ത question ഞാൻ ചോയിച്ചാലോ

ഏർ നമ്മടെ ഇപ്പം മതങ്ങള് വെച്ചിട്ടെ മൂന്ന് മതങ്ങളുടെ വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലാന്നറിയോ ഏർ മൂന്ന് മതങ്ങളുണ്ടവിടെ

christian ഉണ്ട് പിന്നെ christian ഉണ്ട്ന്ന് അറിയാ പിന്നെ ഏതാന്നുള്ളെ correct ആയിട്ടറിയില്ല കാരണം christian ന്റെ ചെലെ christian മുനീസ് അതേമാതിരി ഏർ christianity ആയിട്ട് ബന്ധപ്പെട്ടതിന്റെ ഒരു documentary ണ്ടക്കി വരുമ്പോ ജെറുസലേം കണ്ടിട്ടുണ്ട് മുസ് islamic ഉ ഉണ്ടെന്ന് തോന്നുന്നു ഞാനും കേട്ടിട്ടുണ്ട്ന്ന് അല്ലാണ്ട് correct അറിയൂല അതാ ചോദിച്ചത് ആ

ഏർ നമ്മളെ ഇന്ത്യയിലെ

okay correct ആണ് അതോ അവിടെ പോയിട്ടുണ്ടോ ഇടുക്കീല് പോയിട്ടില്ല അതായത് ഇപ്പൊൾ കുറച്ച് മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് documentary കളൊക്കെ വന്നിട്ടുണ്ടായിട്ടില്ലേ dam പൊട്ടും വെള്ളത്തിന്റെ ഏർ അതിനെ കൊള്ളാവുന്നക കൂടുതല് വെള്ളം വന്ന് കഴിഞ്ഞാ കേരളത്തിലെ പകുതി പോകും അപ്പൊ അയിനെപ്പറ്റിയുള്ള documentary കണ്ടിട്ടുണ്ടായിരുന്നു അതായത് അതെന്ന് ഉണ്ടാക്കി ആര് ഉണ്ടാക്കി അതേമാരി ഏർ അതിന്റെ capacity എങ്ങനേണ് അതിനെന്ത് material ഉപയോഗിച്ചു അയിന്റെ history എന്താന്നില്ലെ ഇത് പറഞ്ഞിണ്ട് അപ്പൊ അയില് കണ്ടിട്ടിണ്ടായിനു arch dam ഇന്ത്യയിൽ ആദ്യായിട്ട് ഉണ്ടാക്കിയതാന്നുള്ളത്

okay അപ്പൊ അടുത്ത question ചോയിച്ചാലോ

ഏർ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എവിടെയാന്നറിയ ഇത് ഇടുക്കി തന്നെ ആയിരിക്കും കാരണം അത്ര വല്യ dam ഉം ആദ്യത്തെ സംഭവാവുമ്പോളും

അതെ correct അവിടെ തന്നെ ആണ് ഇടുക്കീലെന്നകാര്യം ഒരുപാട് tourist related സംഭവങ്ങളൊക്കെ ഇണ്ടല്ലേ അതായത് നമ്മക്ക് visit എയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ ആ അതെ ഒരുപാട് hill areas ഉണ്ട് പിന്നൊരു ഒരുപാട് forest കളുണ്ട് പിന്നെ ഇതുപോലെ ഒരുപാട് dam കളുണ്ട് അത്കൊണ്ടന്നെ ഏർ പേടിവരും മഴക്കാലത്തെല്ലാം പ്രളയങ്ങളുണ്ടാവാനും chance കൂടുതലാണവിടെ dam എല്ലാം പൊട്ടിയാ ആ അടുത്ത question എന്നാ ഞാൻ ചോയിച്ചാലോ

അതായത് നമുക്ക് ഏർ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏതാണെന്നറിയോ

ആ correct ആണ് ഉം അതിങ്ങനെ chemistry ലെങ്ങാണ്ട്

ഏർ അതായത് ഒരാള് ഭയപ്പെടുമ്പോ ഇപ്പൊ നാം രണ്ടുപേരും കണ്ട് പേടിക്കാണ് അല്ലെങ്കി എന്തേലും situation വരുമ്പോ നമ്മള് ഭയപ്പെടാണ് അപ്പൊ നമ്മളെ ശരീരത്തിൽ ഒരു hormone ഉൽപ്പാദിപ്പിക്കും ആ hormone ഏതാന്നറിയോ

ഏർ over ആയിട്ട് പേടിയാണെങ്കില് നിന്റെ adrenaline എന്താടാ adrenaline തടികിട്ടുംന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് ഉം നമ്മള് സന്തോഷം വരുമ്പൊ ഏത് hormone ആ increase എയ്യാന്നുള്ളതറിയോ

എന്റെ ഏർ കരുത് ശരിയാണെന്നുണ്ടെങ്കി dopamine ആയിരിക്കും yah അതെന്നെ dopamine അതപ്പൊ കിട്ടിയ ഓർമ്മയില് മറന്ന് പോയി

ഏർ D കൃഷ്ണ റാവു

കൃഷ്ണ റാവു അല്ല രാമ രാമ കൃഷ്ണ റാവു ആ കാരണം ഏർ നമ്മൾ ഏർ കുറെ മുമ്പ് പഠിച്ചതൊണ്ടേ

ഉം കിട്ടിയില്ല okay എന്നാ അടുത്ത question ഉം tourist related ആയിട്ടന്നെ നോക്കിയാലോ

നമ്മളെ കുറിഞ്ഞിമല വന്യ ജീവി സംരക്ഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ് അത് ഇടുക്കീല്

കേരളത്തിലെ ആദ്യത്തെ biology park ഏതാന്നറിയോ biological park അല്ലെ അത് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥലം അഗസ്തിയാർകൂടായിരിക്കും ആ okay correct ആണ്

എന്നാ അടുത്തത് question ചോയിച്ചാലോ

അത് നമ്മളെ പത്തനംതിട്ട നമ്മളെ കേരളത്തിലെ പത്തനംതിട്ട അല്ലെ പത്തനംതിട്ടയിൽ എവിടേലും പോയിട്ടുണ്ടോ പത്തനംതിട്ടയിലൂടെ pass എയ്തിട്ട്ണ്ട് ഏർ അവിടിതേമാരി tourist place കളങ്ങനെ എന്തേലുണ്ടൊ അറിയോ അവിടെ ഗവി

പോകണംന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പോകാൻ പറ്റിയിട്ടില്ല ആ

ഏർ ജൂത മത വിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥം ഏതാന്നറിയോ അത് തൗറാത് അതെ correct ആണ്

ആയിക്കോട്ടെ ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താ വിനിമയ ഉപഗ്രഹം ഏതാന്നറിയോ ആപ്പിൾ ആപ്പിൾ ആവു correct ആണല്ലോ അതെങ്ങനെ കിട്ടിയേ

അപ്പൊ നമ്മൾ കൂടുതലായിട്ട് അയിനെപ്പറ്റി

അപ്പൊ അതിലും സുഖം അതൊരു fruit ആണെന്ന് വിചാരിച്ചാ പോരെ ആ അല്ല നമ്മളിപ്പൊ പ്പൊ ഒരുപാട് ആൾക്കാര് iphone ഉം ആപ്പിളിന്റെ ഒക്കെ ഉപയോഗിക്കുമ്പൊ നമ്മളിപ്പൊ ആദ്യത്തെ വാർത്ത ഇന്നിപ്പൊ നമ്മള് phone കണ്ടുപിടിച്ചത് ആരാണ് first എന്ന് ചോദിച്ചാ നമ്മക്ക് നോക്കിയ ആ company ആണല്ലൊ answer

ആ എന്നാ അടുത്ത question ചോയിച്ചാലോ

ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ചെറിയ ജില്ലയോ

അത് ഞാൻ വായിച്ചിട്ടുള്ളത് മാഹിന്നാ ആ correct ആണ്

അതെങ്ങനെയാന്നില്ലെ അറീല പക്ഷെ ആ PSC ന്റെ പുസ്തകത്തിലില്ലതൊക്കെ മാഹിയാണ് നമ്മള് കണ്ടിട്ടുള്ളത്

ഉം അടുത്ത question ചോയിച്ചാലോ

myopia ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗാണ് ഏർ കണ്ണ് അതെ ഏർ കണ്ണ് myopia വന്നിട്ടുള്ള ആരെങ്കിലും അറിയോ ഇല്ല അറിയില്ല

അടുത്ത question

ഏർ നമ്മക്ക് മറ്റു award ഉണ്ടല്ലൊ ഓസ്കാർ award ആ ഓസ്കാർ ആ അത് നാ നേടിയ ആദ്യത്തെ indian വനിത ആരാന്ന് ഏർ ഭാനു അത്തയ്യന്നാണൊ അതെ ഭാനു അത്തയ്യ

ലോകത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം

ഉം ആഹ് അതെങ്ങനെ ഈ ഒരു ques answer പെട്ടെന്ന് കിട്ടിയേ ഇല്ല വർത്തമാനംന്ന് പറയുമ്പ ഈ speak എയ്യാന്നൊക്കെല്ലെ പറയാ അപ്പൊ ആ ഒരു mind ല് വന്ന് peking ആ ന്നാ അടുത്ത question ചോയിച്ചാലോ

അതായത് ഏർ നമ്മളെ രാജ്യത്തിൻറെ നമുക്കൊരുപാട് കണ്ടുപിടിത്തങ്ങൾ ഇതൊക്കെ നടത്തിയ ശാസ്ത്രജ്ഞന്മാരല്ലേ